Yes Maám അപ്പം അതായതു അഹ് അതെ Maám അതെ അതെ Husband എന്റെ നാണ് IT field ഇൽ ആണ്. ഓ അതെ Yes Ma'am permanent employees ആണ്. ആ എനിക്ക് ഒരു land വാങ്ങിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടു അപ്പം എനിക്ക് personal loan എന്റെ അടുത്ത് കുറച്ചു Deposit ഉള്ളത് കൊണ്ട് എനിക്ക് അത്രേം വേണ്ട. അപ്പൊ അതെനിക്ക് personal loan ആയിട്ടു എനിക്ക് loan എടുക്കാൻ ആവിശ്യത്തിനാണ് ഞാൻ Maám ഇനെ വിളിച്ചത്. ഒരു എനിക്കൊരു personal loan ആയിട്ടു ഇപ്പൊ ഒരു ten lakh അടുപ്പിച്ചു എനിക്ക് കിട്ടുമോ

Okay Maám ഈ five la ഉം Eleven point five അല്ലെ. okay okay Maám ഇതിനു എന്തെങ്കിലും processing fees ഓ അങ്ങനെയെന്തെങ്കിലും വരുവോ? ഇല്ല Maám എനിക്കില്ല Husband ഇനെ ഉള്ളു. എനിക്കില്ല. എനിക്ക് forty thousand ആണ് Maámforty thousand ആണ്.

ഇല്ല ഇല്ല Maám ഇല്ല ഇല്ല ഇല്ല Maám എനിക്ക് വേറെ ഒന്നും ഇല്ല ഇല്ല അഹ് ഇല്ല Maám

Okay Okay Okay Maám അപ്പം ഇതിനു

ആ എനിക്ക് കൂടുതല് കിട്ടൂല്ല അല്ലെ കൂടുതല് വരൻ സാധ്യത ഇല്ല അല്ലെ okay maam അത്

okay okay okay okay okay ഉം എടുക്കാൻ പറ്റും അല്ലെ okay Maám ഇതിനകത്തു ഇത് എത്ര month പിടിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ പെട്ടന്ന് കിട്ടുവോ അങ്ങിനെയാണോ.

Ten lakh അടുപ്പിച്ചു in thousand okay okay okay thousand okay okay okay Maám okay ആ അത് അപ്പം ഇതിനു five years വരെ നമുക്ക് കാലാവധി കിട്ടും അല്ലെ.

മതി അതിനു ഈ loan tenure ഇല് എന്തെങ്കിലും കുടുതല് ten years seven years അങ്ങനെ extra ഒന്നും ഇല്ല കുറയത്തും ഇല്ല അങ്ങിനെ എന്തെങ്കിലും ഉണ്ടോ. കുറയാൻ സാധ്യത ഉണ്ടല്ലേ കുറയാൻ സാധ്യത ഉണ്ട്.

ഓ ഇല്ല okay~okay maám ഇപ്പൊ ഇതില് എന്തെങ്കിലും dop ആണ് അല്ലെ Okay Okay Maám. ഇതേപോലെ എന്തെങ്കിലും Documentation fees ഓ Certificate charge ഓ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? Okay Okay

report ആഹ്

എടുത്തു ഓ ഓ ഓ okay okay ഓ ശരി അപ്പം ഇതിനു വേറെ അല്ലാതെ ഈ ഇപ്പൊ എന്ത് പറയുക മാസം നമുക്ക് eleven thousand ഇന് അടുപ്പിച്ചു വരും. അല്ലെ വരുന്നത് ആ eleven thousand അടുപ്പിച്ചു വരും. ബാക്കി അഹ് EMI വരുന്നത്. Okay Maám one to five years വരെ. ഇത് എന്തൊക്കെ documentation ന് എന്തെങ്കിലും formats അങ്ങിനെ എന്തെങ്കിലും ഉണ്ടോ Maám

okay okay

ready ആവും. okay okay Maám ഇപ്പം

Yes Maám Maám എനിക്ക്~ എനിക്ക് വേറെ loan ഇല്ല ഇപ്പൊ ഞാൻ ഒരു വേറെ loan ഇല്ല. അതായതു എനിക്ക് എനിക്കിപ്പം എന്റെ കയ്യില് കുറച്ചു deposit ഉള്ളത് കൊണ്ട് എനിക്ക് കൂടി പോയ എനിക്ക് Five lakhs ഓ ten lakhs വരെയാണ് എനിക്ക് കിട്ടണം എന്നുണ്ടായിരുന്നു. Personal loan ഇനെ കുറിച്ച് നിങ്ങള് പറഞ്ഞില്ലേ ten lakh കിട്ടാൻ സാധ്യത ഇല്ലാന്ന്.

കുടുതലായിട്ടു എടുക്കാം. അതിന്റെ interest ഉം ചിലപ്പോ കുടുവയിരിക്കും അല്ലെ ഇതിനെ കാട്ടിലും.

ഓ ശരി

ഓഹ് Okay~ Okay അപ്പൊ അതിനകത്തു break

extra കുറച്ചും കൂടി നമ്മള് കൊടുക്കേണ്ടി വരും. അല്ലെ നമ്മള് വാങ്ങിക്കുന്നതിനെ കാട്ടിലും കുറച്ചു കൂടി cash interest കൊടുക്കേണ്ടി വരും. അല്ലെ അപ്പം ഇതിനകത്തു pre payment charges pre payment charge അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ Maám interest rate ആഹ്

അല്ലെ ഇപ്പൊ ഞാൻ നോക്കി നോക്കി~ നോക്കിയപ്പോ one lakh fifty തവണ extra അടയ്‌ക്കേണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് Yes Maám ഞാൻ permanent staff ആണ്. ഇപ്പൊ ഞാൻ ഇപ്പം എത്ര speed ഇൽ അടയ്ക്കുന്നു അത്രേം എനിക്ക് interest rate ഉം കുറഞ്ഞു കിട്ടണം അല്ലെ Maám.

Okay ഓ ഓ ഓ ഓ yes അഹ് Charges ഇല്ല okay. processing fees ഉം നമുക്ക് കുറവായിരിക്കും അല്ലെ processing fees ഉം

okay okay ഇപ്പം ഞാൻ ഇപ്പം example ചോദിക്കയാണ് Madam ഇത് ഞാൻ year കുറച്ചു കഴിഞ്ഞാൽ year കുറഞ്ഞ കഴിഞ്ഞാ എനിക്ക് കുറച്ചു കൂടി interest അങ്ങിനെ എന്തെങ്കിലും കുറയുമോ

Okay Thank you

ഇല്ല അല്ലെ Okay okay മന Okay okay Maá'm ഉം ഇപ്പം ഞാൻ ഇപ്പൊ എനിക്ക് എന്തൊക്കെ document ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. Document ഒക്കെ Maám പറഞ്ഞതെന്താന്ന് ഒന്ന് പറയാമോ? Okay Okay

അഹ് bank statement ഇന്റെ salary slip നമക്ക് എനിക്ക് salary ഈ account ഇലാണ് വരുന്നത്. അപ്പം എനിക്ക് salary statement separate വാങ്ങിക്കേണ്ട എന്തെങ്കിലും ആവിശ്യം ഉണ്ടോ അതോ ഇത് മതിയോ okay okay okay Maám

ഓ ശരി ശരി charge okay Maám ഇത് അധികം താമസിക്കുല്ലല്ലോ. ഒരു നമ്മള് ഇത്ര ദിവസം ആണ്. ആ ഒരു ദിവസത്തിന് ഉള്ളിൽ നമുക്ക് കിട്ടുവാരിക്കും അല്ലെ. ഒരുപാടു പോവൂല്ല.

Thank you Maám Thank you Maám അപ്പം ഞാൻ Maám ഇനെ നാളെ ഈ documents ഒക്കെ ആയിട്ടു ഞാൻ Maám ഇന് ഒന്ന് അതിന്റെ proof ഒക്കെ ആയിട്ടു Maám ഇനെ ഒന്ന് വന്നു കാണാം. Maám ഇന്റെ പേരെന്തുവാ Maám? Maám Okay നല്ല വിശേഷം

സുഖല്ലേ

ഒന്നുല്ല വെറുതെ ഇവിടിരിക്ക ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ കളിക്കാനൊക്കെ പോയി ചായ കുടിച്ചോ ചായാ ഇല്ല ആയെന്താ ചായ ഇഷ്ട്ടല്ലേ

ചൂടെന്നെ

മഴയ ആ

മഴ നല്ലിഷ്ട്ട മഴയത്ത് ഉം ഉണ്ട് എന്ത് മഴ ഇഷ്ട്ട

നല്ല പുതുമഴ ഇഷ്ട്ട പുതുമഴ

അതിഷ്ട പിന്നെന്തൊക്കെയാ വിശേഷം

Cycle ഓടിക്കാറുണ്ട് Cycle ഇണ്ടോ സ്വന്തായിട്ട് സ്വന്തായിട്ട് ഇണ്ട്

Bike ഓടിക്കണേ ഇഷ്ട്ടാണോ

ആഹ് അറിയാലോ ഏത് Bike ആ ഏറ്റോം കൂടുതൽ ഇഷ്ട്ടം എനിക്ക് നീല engine Duke ഉം

പിന്നെ ഇഷ്ട്ടള്ളേ Dress ഏതാ ഇഷ്ട്ടള്ളേ Dress പറഞ്ഞാ എന്താ Jeans jeans pant shirt ഉം

Colour red

Rose കോർച്ചൊക്കെ ഇഷ്ട്ട ഉം എനിക്കിഷ്ട്ടം Red ഉം Rose ഉ ആണ് ഉം പിന്നെ എന്തൊക്ക അറിയ അങ്ങനെ ചോയിച്ച എന്തെങ്കിലൊക്കെ ജോലികള് അറിയോ

ജോലിയാ ആ Driving ഓ

Driving അറിയോ ഓട്ടം Auto ഓടിക്കാൻ അറിയോ auto ആഹ് ഓടിക്കാൻ അറിയ

ഓടിച്ചിക്കിണ് പിന്നെ Car ഓടിക്കാൻ അറിയോ

എനിക്ക് ഏറ്റോ ഇഷ്ട്ടള്ളൊരു Car അഹ് ഏതൊരു Car ഉം

ഉം പിന്നെ യാത്ര ചെയ്യണെ ഇഷ്ടണോ ആ ഇഷ്ട്ടാണ് Tour പോവാനൊക്കെ Long യാത്ര ഇഷ്ട്ടാണോ Long യാത്ര നല്ലിഷ് ഏറ്റോം കൂടുതല് Long പോയ അഹ് എവിടെക്കാണ് Long പോയിക്കണതോ Long tour പോയിക്കണതാ Airport പോയിറ്റുണ്ടോ Airport ല്

കൊറേ പ്രാവശ്യം പോയിക്കുണു Car ലോ Car ലെന്നെ ഉം അട്ടപ്പാടി പോയിറ്റിണ്ടോ അട്ടപ്പാടി ഇല്ല ആ പോയിക്കുണു ഒരുവട്ടം എങ്ങനെണ്ട് അട്ടപ്പാടി ഇഷ്ട്ടപ്പെട്ടോ ആ ആനകളൊക്കെ ഇല്ലെ ആട പോയിട്ട് എന്തൊക്കെയാ കണ്ടത് അവിടെ പോയിട്ടോ ഉം

അവിടെ പോയിട്ട് കൊരങ്ങനെ ആ കണ്ടു പിന്നെ പൊഴ കണ്ടോ പുഴ

ആട Relatives ആരേലും ഉണ്ടോ കുടുംബക്കാരായിട്ട് ആഹ് ഇണ്ടാന്നു ഇപ്പല്ല ഉം അട്ടപ്പാടി ഏതുവരെ പോയിക്കുണു അകലെ ഒക്കെ കണ്ടിട്ടൊണ്ടോ അകല് കണ്ടിട്ടില്ല കക്കപ്പടി കണ്ടിക്കിണ് കക്കപ്പടി അഹ് അഹ് ചോരോക്കെ കേറുമ്പോ എന്താരുന്നു Feel എന്താ പേടിയാവും

ഉം ആഹ് വലിയൊരു വരക്കല്ല് പറഞ്ഞിട്ടൊര് സംഭവോണ്ട് അത് കണ്ടിട്ടുണ്ടോ ഒരു വലിയൊരു പാറ അത് കണ്ടിട്ടില്ല